നിരവധി കലാകാരന്മാർ ചേർന്ന് മനോഹരമായ ചിത്രങ്ങൾ വരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം.

മൈതാനത്തിൻ്റെ പിന്നിലായി രണ്ട് മഞ്ഞ സ്കൂൾ ബസുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം.

ഈ ചിത്രത്തിൽ ഒര് കായലിന്റെയോ പുഴയുടെയോ ദൃശ്യമാണ് കാണുന്നത്.

ഈ ചിത്രം ഒരു റെയിൽവേ സ്റ്റേഷൻ ഇന്റെ തായാണ് കാണപെടുന്നത്.

ചിത്രത്തിൻറെ മുൻഫാഗത്തായി പച്ചയും കുറച്ച് ചെടികളും കാണാം.

ഇത് ഒരു സ്കൂളിൻ്റേയോ കോളേജിൻ്റേയോ ദൃശ്യമായാണ് കാണുന്നത്.

ഇതിൻ്റെ നേരെ ഇളം മഞ്ഞ നിറത്തിലുള്ള കെട്ടിടം കാണാം.

മുൻവശത്ത് മഞ്ഞനിറത്തിലുള്ള ഒരു സ്കൂൾ ബസ് കാണാം.

കായലിന്റെ കരയിൽ കോൺക്രീറ്റ് ചെയ്ത നടപ്പാതയും അതിൻ്റെ അരികിലായി വലിയ മരങ്ങളും കുറ്റിച്ചെടികളും ഉണ്ട്.

ഇടതുവശത്ത് തിങ്ങിനിറഞ്ഞ മരങ്ങളും അവയുടെ തണലുമുണ്ട്.

ഇതിന് ഒരു കോൺക്രീറ്റ് മേൽക്കൂരയായും മുൻഭാഗത്തൊരു വലിയ തൂണു കളോട് കൂടിയ പ്രവേശന ഭാഗമാണ് ഉ ഉള്ളത്.

ഒരു ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ പാർക്കിംഗ് സ്ഥലമോ ആണിത്.

ഈ ചിത്രത്തിൽ വെള്ളത്തിൻ്റെ ഓരത്തുള്ള പ്രകൃതി രമണീയമായ ഒരു വീടിൻ്റതോ റിസോർട്ടിൻ്റതോ ആയ കാഴ്ചയാണ്.

ഈ ചിത്രത്തിൽ നിറങ്ങളാൽ അലങ്കരിച്ച ഒരു അംഗനവാടിയുടെയോ സ്കൂളിന്റെയോ മുറ്റമാണ് കാണുന്നത്.